ഷിയാസ് ആണ്. മലപ്പുറത്ത് നിന്ന്. നമ്മൾ മുൻപ് പരിചയപ്പെട്ടിരുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട് അല്പം സംസാരിച്ചിട്ട്.

ആഹ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ തന്നെയാണ് ഞാൻ വീണ്ടും വിളിച്ചിട്ടുള്ളത്.

ആഹ്. നമ്മൾ മലപ്പുറം വേങ്ങര ഭാഗത്ത്. നിങ്ങൾ

അതിന് മുൻപ് ഞാൻ ഈ ഏഹ് നമ്മുടെ കേരളത്തിലെ കൃഷിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. കേരളത്തിലെ കൃഷി കുറിച്ചിട്ടും മറ്റു സംസ്ഥാനങ്ങളിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടുള്ള ഏഹ് കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും നമ്മൾ സംസാരിച്ചിരുന്നു. ഓക്കേ. അതൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മറ്റു സംസ്ഥാനങ്ങളെക്കാളും വലിയ രീതിയിലുള്ള ഏഹ് കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏഹ് മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്ര ഗംഭീരമായിട്ട് എന്നാലും ആഹ് മൂന്ന് മൂന്നിൽ രണ്ട് ഭാഗത്തും കർഷക കര്ഷകരുണ്ട്.

പക്ഷെ നമ്മുടെ ഈ മലപ്പുറം ഭാഗത്തൊക്കെ നോക്കുമ്പോൾ കർഷകർക്ക് അത്ര ഒരു ഒരു ഇത് ഇല്ലല്ലേ.

അതെ. അതെ. നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്? പാലക്കാടാണോ?

അതെ. അതെ. പൊതുവെ നമ്മുടെ മലപ്പുറം ജില്ല അറിയപ്പെടാറുള്ളത് കാൽപന്ത് കളിയുടെ നാടായിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏഹ് അപ്പോൾ അതിന് അർഥം കൃഷിക്ക് പ്രാധാന്യം ഇല്ല എന്നാണോ? അ അല്ല. ഒ അങ്ങനെയല്ല. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നെല്ലറകളുടെ നാട് എന്ന് അറിയപ്പെടുന്ന നാടാണ് പാലക്കാട്. അപ്പോൾ പൊതുവെ പാലക്കാട് തീർച്ചയായിട്ടും കൃഷിക്ക് വളരെ അധികം വലിയ രീതിയിലുള്ള പ്രാധാന്യം തന്നെ നൽകുന്നുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ മലപ്പുറത്ത് നിന്ന് നമ്മൾ മലപ്പുറത്ത് ഒരു ചെറിയ യാത്ര നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാൽപ്പന്ത് കളി ഒരുപാട് അതെ. മൈദാനങ്ങൾ കാണാൻ സാധിക്കും. അതെ. നിലമ്പൂർ ഭാഗം. മലപ്പുറം മൊത്തം. ഏകദേശം നമുക്ക് ഒരുപാട് അങ്ങനത്തെ മൈദാനങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ

അപ്പോൾ നമ്മൾ കാ നേരെ മറിച്ച് ഇത്തരത്തിലുള്ള യാത്ര പാലക്കാടിലൂടെയാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് വിശാലമായി കിടക്കുന്ന ഏക്കർ കണക്കിന് കൃഷി അതെ. മുൻഗണന നൽകുന്നത് നെല്ല് ഒക്കെ. കൃഷിയിടങ്ങൾ. അതും നെല്ല്. നെല്ല്. പക്ഷെ ഈ ഇത്തരത്തിലുള്ള കൃഷി കാണാൻ ഇല്ലാലെ? നെല്ലിനാണ്. പാലക്കാട് ഇല്ല. നെല്ലറ വേ വേങ്ങര ഈ മലപ്പുറം വേങ്ങര ഈ ഭാഗത്ത് അധികമായിട്ടും അതുപോലെ വാഴ അങ്ങനത്തെ കൃഷിയൊക്കെയാണ്. നിങ്ങടെ ആ ഭാഗത്ത് ഏതൊക്കെ കൃഷിയൊക്കെയാണ്? കൃഷികൾ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ

ഏകദേശം മലപ്പുറം ജില്ലയിലെ ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഒരുപാട് പല രീതികളിലുള്ള കൃഷികൾ കാണാൻ സാധിക്കും. ആയിട്ടും അതുപോലെ തന്നെ വാഴ. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പല പല കൃഷികൽ കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഏഹ് നമ്മൾ ഇപ്പോൾ

അ. ആഹ്. പാലക്കാട് ഭാഗത്താണ് പൊതുവെ നെൽകൃഷി. അതെ. അതെ. പല രീതിയിലും അതെ. തീർച്ചയായിട്ടും. ഷൊർണൂർ മുതൽ പാലക്കാട് ഏഹ് സ്റ്റേഷൻ പാലക്കാട് റെയിൽവേ വരെ നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നത് അധികം ഏഹ് ട്രെയിൻ കടന്ന് പോകുന്നത് തീവണ്ടി കടന്ന് പോകുന്നത് വലിയ ഒരു രീതിയിലുള്ള ഏക്കർ കണക്കിന് നീണ്ട് കിടക്കുന്ന ഏഹ് നെൽപാതുകൾ നെല്പാടങ്ങളുടെ ഇടയിലൂടെ ഇടയിലൂടെയായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാലക്കാട് എത്രത്തോളം നെല്ലിന് മുൻഗണന നല്കിയിട്ടുണ്ടെന്നുള്ളത്. അത്തരത്തിലുള്ള പല നെല്ലുകളും പല ഏഹ് ഇതിന്

മുൻഗണന നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഏഹ് പല പല സമയങ്ങളിലായിട്ട് പല പല കാലങ്ങളിലായിട്ട് ഒരുപാട് രീതിയിലുള്ള ഏഹ് പഴങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ആഹ്. കുറെ അധികം ഏഹ് ഓരോ മാസത്തിൽ ഓരോ അതെ. അതെ. തീർച്ചയായിട്ടും. മാങ്ങയൊക്കെ ഒരു വ്യത്യസ്ത കാലഘട്ട ഒരു കാലാവസ്ഥ അതിന് അനുസരിചുള്ള കാലാവസ്ഥക്ക് അനുസരിച്ചായിരിക്കും അത് കൃഷി ചെയ്യുക. അതുപോലെ തന്നെ പല പല വിഭവങ്ങളും അതിന് അനുസൃതമായിട്ടുള്ള

അതെ. അതെ. ഈ ഒരു സംഭവം അത്തരത്തിൽ വലിയ ഒരു വെല്ലുവിളി തന്നെ നേരിട്ട് കൊണ്ടിരിക്കുന്ന

മണ്ണിൽ നിന്ന് അത്തരത്തിൽ ഉള്ള ഇത്തരത്തിലുള്ള രാസവസ്തു ഈ വലിയ രീതിയിലുള്ള കൃഷി ഏഹ് കൃഷിയുമായി ബന്ധപ്പെട്ട വലിയ വലിയ പദ്ധതികൾ നമുക്ക് ഏഹ് വീണ്ടും നേടിയെടുക്കാൻ സാധിക്കും. പഴയ രീതിയിലുള്ള നമ്മുടെ ഈ ഈ ഏഹ് ഇങ്ങനെ മറ്റേ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ച വസ്തുക്കളുമല്ലാതെ പല രോഗങ്ങളുമൊക്കെ നമുക്ക് പിടിപെടും അല്ലെ?

ഓക്കേ. ഓക്കേ. ശരി. ഞാൻ ഇപ്പോൾ ചെറിയൊരു തിരക്കിലാണ്. ഞാൻ എന്നാൽ പിന്നെ വിളിക്കാം.

ആഹ്. ഓക്കേ. ശരി എന്നാൽ. നമുക്ക് പിന്നീട് സംസാരിക്കാം.